സ്പീക്കർ 2 നമ്മുടെ വിഷയം ഭക്ഷണമാണല്ലോ ഭക്ഷണമെന്നത് ഏതൊരു മനുഷ്യനും ജീവിക്കാനുള്ള ഒരു ഘടകമാണെന്ന് നമുക്ക് അറിയാം. അത് പോലെ തന്നെ നമുക്ക് ഒരുപാട് ഫലങ്ങളുണ്ട് ഭക്ഷണത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നല്ല സ്വദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും.
സ്പീക്കർ 2 അത് പോലെ തന്നെ ഭക്ഷണം നമ്മടെശരീരത്തിന്റെ ആരോഗ്യത്തിന് ഏറെ ആവിശ്യകരമായ ഒരു കാര്യമാണ്. മനുഷ്യന് ആവിശ്യമായ മൂന്ന് പ്രധാനപ്പെട്ട ഘടകം എടുത്ത് നോക്കുമ്പോൾ വായുവും ഭക്ഷണവും വെള്ളവും മാണെന്ന് നമുക്ക് അറിയാം. അപ്പം
സ്പീക്കർ 2 അതിനൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് മഹേഷ്വാരിക്കൂ പറയാനുള്ളത് എന്ന് അറിയാൻ ഞാൻ ഏറെ കൊതിക്കുന്നു.
സ്പീക്കർ 1 ഹേ എനിക്കും അത് താല്പര്യമാണ് ജെയിംസ് ഹേ എന്നാൽ ഭക്ഷണം കിട്ടാതെ ഹേ വളരെ അതികം കുട്ടികൾ നമ്മുടെ ഈ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഹേ അവരെ പോലെ ഉള്ളവർക്ക് വേണ്ടി നമ്മൾ
സ്പീക്കർ 1 ഹേ നമ്മൾ ഭക്ഷണം പയാക്കുമ്പോൾ അവരെ പറ്റി ആലോചിക്കണം എന്നാണ് എന്റെ ഒര് താല്പര്യത്തിൽ പറയാനുള്ളത്. ഭക്ഷണം പല വിതത്തിൽ ഉണ്ടാവും ഹേ
സ്പീക്കർ 1 ചൂടുള്ള ഭക്ഷണം ഹേ മധുരം ഉള്ള ഭക്ഷണം കയ്പ്പുള്ള ഭക്ഷണം ഉപ്പേറിയ ഭക്ഷണം തനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഹേ സ്വത് ഏതാണ്? രുചി ഏതാണ്?
സ്പീക്കർ 2 എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് സ്വത് എന്ന് പറയുന്ന ആ ഒരു ഏഹ് താല്പര്യം പൂർണമായി ഒഴിവാക്കി ആ സ്വാതിനേക്കാൾ ഉപരി ഏറ്റവും ആരോഗ്യ മുള്ള ഭക്ഷണം കഴിക്കണമെന്നാണ്. അപ്പൊ എന്താണോ എന്റെ ശരീരത്തിന്റെ അല്ലെങ്കിൽ എന്റെ
സ്പീക്കർ 2 ഏഹ് ഏഹ് താല്പര്യങ്ങളെ ഏഹ് ത്രെസിപ്പിക്കുന്നത് അത് ഒക്കെ ഒഴിവാക്കി എന്റെ ശരീരത്തിന് ആവിശ്യമുള്ള ഭക്ഷണം എന്താണ് അത് മനസ്സിലാക്കി അത് മാത്രം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരുപാട് വല്യവാല്യ ഹേ
സ്പീക്കർ 2 കായികപരമായി മുന്നിൽ നിൽക്കുന്ന ആളുകളെ നോക്കുമ്പോൾ നോക്കി കാണുമ്പോൾ അല്ലെങ്കിൽ ആരോഗ്യമുള്ള ആളുകളെ നോക്കി കാണുമ്പോൾ അവരുടെ ഒരു ഭക്ഷണ രീതി എന്ന് പറയുന്നത് ഈ സ്വദിഷ്ടമായ ഭക്ഷണം കഴിക്കണമെന്നല്ല അതിനുപരി എന്താണ് അവരുടെ ശരീരത്തിന് അവരുടെ
സ്പീക്കർ 2 കായികപരമായ ശേഷിയും അവരുടെ പേഷികളുടെ ആരോഗ്യത്തിനും ആവിശ്യമുള്ള സംഗതി അത് മനസ്സിലാക്കി അത് മാത്രമാണ് അവര് ശ്രെദ്ധിക്കുന്നത് അത് ശ്രെദ്ധിച്ചു ആണ് അവർ ഭക്ഷണം തെരെഞ്ഞെടുക്കുന്നത്. അത് പോലെ തന്നെ ഏഹ് എന്തൊക്കെയാണ് മഹേഷ്വാരിക്കൂ .
സ്പീക്കർ 2 താല്പര്യമുള്ള ഭക്ഷണം അത് അറിയാനായികൂടുതലായി ആഗ്രഹിക്കുന്നു
സ്പീക്കർ 1 എനിക്ക് കൂടുതലും ഇഷ്ടമുള്ളത് തട്ടുകടയിൽ നിന്നും ഉള്ള ഭക്ഷണം ഒക്കെയാണ് ജെയിംസ് ഹേ ഞാൻ രുചിയെ ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതാണ് എന്റെ പ്രിയം ആയിട്ടുള്ളത്. എനിക്ക് എരിവുള്ള പരിപ്പ് വാട പോലുള്ള ഭക്ഷണങ്ങൾ വളരെ
സ്പീക്കർ 1 താല്പര്യം ഉള്ളതാണ്. അത് പോലെ തന്നെ ഭക്ഷണത്തെ നമുക്ക് രണ്ട് വിധത്തിൽ ഹേ ബാഗിക്കാൻ പറ്റും ഒന്ന് ശാസ്യഹാരവും ഒന്ന് മാംസഹാരവും. ഹേ താൻ ഇതില് ഏത് ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ ആണ് പെടുന്നത്?

സ്പീക്കർ 2 എന്റെ ശരീരത്തിന് ഹേ ഒരു ജീ ഒരു നിമിഷം നിലനിൽക്കാൻ ആവിശ്യമുള്ള ഭക്ഷണം എന്തൊക്കെയാണ് അതിന് ആവിശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്. അത് മനസ്സിലാക്കി അത് കണക്ക് കൂട്ടിയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. വളരെ വളരെ ഹേ
സ്പീക്കർ 2 നല്ല മികച്ച രീതിയിലുള്ള ഭക്ഷണ ശൈലി എന്ന് പറയുന്നത് അങ്ങനെ ആണ് എന്ന് വിശ്വസിച്ചു അതിന്റെ കണക്ക് എത്രെത്തോളം മാംസവും മറ്റ് തരത്തിലുള്ള ആവിശ്യമുള്ള ഘടകങ്ങളും ആ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നു എന്ന് മനസ്സിലാക്കി കൊണ്ട് വേണം
സ്പീക്കർ 2 ഭക്ഷണം കഴിക്കാൻ എന്ന് ഉള്ള ഒരു ചിന്താഗതി കാത്ത് സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഹേ ഒരു പക്ഷെ ഹേ ഈ തട്ടുകടയിലുള്ള ഭക്ഷണം അതിന്റെ അകത്തൊക്കെ ഒരുപാട് ആവിഷ്പരമായ അനാവശ്യപരമായ
സ്പീക്കർ 2 ശരീരത്തിന് ഹാനികരമായ ഒരു കാര്യ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് .അതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് അതിനോടുള്ള ആ ഒര് ഹേ താല്പര്യം കുറെയുന്നതായിട്ട് ആണ് ഞാൻ ശ്രെദ്ധിച്ചിട്ടുള്ളത്. അപ്പൊ ഒര് പക്ഷെ
സ്പീക്കർ 2 ഹേ ഇതിന്നൊക്കെ ഒര് വിമോചനം കിട്ടണമെന്ന് ഞാൻ ഹേ ഞാൻ മഹേഷ്വരി യോട് അഭ്യർത്ഥിക്കുകയാണ്.

സ്പീക്കർ 1 എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ താല്പര്യ പെടുന്നതിൽ ഞാൻ ഒരിക്കലും കേടിക്കുന്നില്ല ജെയിംസ്. ഹേ എനിക്കത് മധുരം ഉള്ളതായിരിക്കാം. തട്ട് കടയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം ആയിരിക്കാം. ഏതായാലും എനിക്ക് അത് ഒര് വിഷയം ആയിട്ട് വരുന്നില്ല അത് എന്റെ ആരോഗ്യ ത്തെ ബാധിക്കും എന്നുള്ള രീതിക്ക് ഞാൻ
സ്പീക്കർ 1 ഒരിക്കലും ചിന്തിക്കുന്നില്ല. കാരണം ഭക്ഷണം വെറുതെ വെറും ഒര് ജീവൻ നിലനിർത്താൻ വേണ്ടി യൂസ് ഉപയോഗിക്കുന്ന ഒര് കാര്യമാണ്. അപ്പോ അതിന്റെ തായ രീതിക്ക് നമ്മൾ കാ കണ്ടാൽ പോരെ?

സ്പീക്കർ 1 ഹേ ഭക്ഷണത്തെ നമുക്ക് എന്താണ് ഹേ സ്ഥലത്തെ ഭക്ഷണവും വിവിധ തരത്തിൽ ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിലെ ഭക്ഷണത്തെ പറ്റി ജെയിംസ് ന്റെ

സ്പീക്കർ 2 ഹൃദയ ഹേ ഹൃദയെ രോഗികളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അതിന്റെ ഒര് പ്രധാനപ്പെട്ട ഒര് ഘടഗം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ ശീലമാണെന്ന് ഒരുപാട് ഗവേഷകർ ഗവേഷണം ചെയ്തു കണ്ട് പിടിച്ചിട്ടുള്ള ഒരുകാര്യമാണ് ഒര് പക്ഷെ ഹേ കടലിൽ നിന്ന് വളരെ
സ്പീക്കർ 2 ആ അടുത്ത് പ്രേദേശം ആയത് കൊണ്ട് ഈ അത്രത്തിലുള്ള ആ ആഹാരങ്ങളുടെ ഒരു പ്രമുക്യം നമ്മുടെ ഭക്ഷണ ശൈലിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അത് ഒര് പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അത് പോലെ തന്നെ
സ്പീക്കർ 2 കേരളത്തിലെ ഭക്ഷണ ശൈലി എന്ന് പറയുന്നത് ഹേ ഒട്ടും തന്നെ ഏഹ് നല്ലതല്ല എന്ന് പല പല ഗവേഷകർ കണ്ട് പിടിച്ചിട്ടുള്ള ഒര് കാര്യമാണ് പക്ഷെ ഇതിലെല്ലാം നമ്മൾ ശ്രെദ്ധിക്കേണ്ടത് ഈ കേരളത്തില്
സ്പീക്കർ 2 വൈവിദ്യങ്ങളുടെ ഏത് വിഷയമെടുത്താലും വൈവിദ്യങ്ങളുടെ ഒരു ഹേ കൂട്ടമാണ് കേരളത്തിന്റെ ഹേ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. കേരളത്തിൽ വടക്ക് മുതൽ കിഴക്ക് വരെ നമ്മൾ ഹേ സഞ്ചരിക്കുമ്പോൾ

സ്പീക്കർ 1 എനിക്ക് എന്റെ ജന്മനാടിനെ വളരെ ഇഷ്ടാണ് ജന്മ നാടിനെഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്നെ ബാല്യത്തിലേക്ക് കൊണ്ട് വരുന്ന ഒര് രുചിയാണ് ഞാൻ അവിടെ അനുഭവ പെടുന്നത്. ചോർ ചോർ എണ്ണയിൽ ഇട്ട് കുഴച്ച് കുറിച്ചു ഉപ്പും കുറിച്ച് മുളകും കൂടെ
സ്പീക്കർ 1 തിരുമ്പി കഴിക്കുന്ന അത്രേം സാധ് ഞാൻ എവിടേയും എനിക്ക് വേറെ എവിടേയും നിന്നുള്ള ഭക്ഷണത്തിന്ന് എനിക്ക് ഹേ കിട്ടിയിട്ടില്ല. ഹേ ആ എനിക്ക് തോന്നുന്നത് എല്ലാഭാഗത്തു ഉള്ള
സ്പീക്കർ 1 ആളുകളുടെയും ചിന്ത അത് പോലെ തന്നെ ആയിരിക്കും എന്നാണ്. അവർക്ക് അവരുടെ ഹേ ജന്മനാട് ജന്മ നാടിന്റെ ഭക്ഷണം അതൊക്ക ഏറെ പ്രിയമേറിയവത്ണെന്നുള്ളതാണ് എന്റെ കാഴ്ചപാട്. അത് കൊണ്ട് എനിക്ക് എന്റെ
സ്പീക്കർ 1 ഹേ നാട്ടിലെ ചോറും സാധ്യയും ഹേ സാധ്യ ന്റെ അഞ്ചാറു കറികളും ആയിട്ടുള്ള പായസവും എല്ലാം എനിക്ക് വളരെ ഇഷ്ടം ഉള്ളതാണ്. ഹേ എല്ലാം സ്ഥലത്തും വിവിധ തരം ഹേ ഭക്ഷണ ശൈലി
സ്പീക്കർ 1 ആണ് ഞാൻ കണ്ട് വരുന്നത്. ഹേ ചിലടത് അവിടെ അവർ ഹേ ഉപയോഗിക്കുന്ന ഹേ വസ്തുക്കളും ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോകിക്കുന്ന വസ്തുക്കളും ഹേ അവർ പാകം ചെയ്യുന്ന വിധങ്ങളും.
സ്പീക്കർ 1 ഏ വളരെ ഏ വൈവിദ്ധ്യം ഏറിയതാണ്. ഏ അപ്പോൾ അതിനെ പറ്റി എന്താണ് തന്റെ അഭിപ്രായം?
സ്പീക്കർ 2 തീർച്ചയായും മഹേഷ്വരി പറഞ്ഞത് പോലെ തന്നെ നമ്മുടെ ജന്മ നാട്ടിലെ അവിടെത്തെ ഹേ ഒര് പ്രേതെകതരം ഭക്ഷണം എല്ലാ നാട്ടിലും കാണോല്ലോ അത് പോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് അപ്പവും ഇറച്ചി കറിയുമാണ് പിന്നെ
സ്പീക്കർ 2 എല്ലും കപ്പയും എന്ന് പറയുന്ന വിഭവവും വളരെ വളരെ ഹേ അവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വളരെ വളരെ പ്രസക്തിയുള്ള അല്ലെങ്കി ഏ എല്ലരും ഏഹ് താല്പര്യപെടുന്ന ഒര് രുചികരമായ
സ്പീക്കർ 2 ഒരു ഭക്ഷണം ആണ്. അത് കൊണ്ട് തന്നെ മഹേഷ്വരി ഇപ്പോൾ പറഞ്ഞത് പോലെ ഒരൊ നാടിന്റെ സാംസ്‌കാരിതിന്റെയും പാർമ്പര്യത്തിന്റെയും പ്രേതീകമാണ് അവിടുത്തെ ഭക്ഷണവും അവിടെത്തെ ഭക്ഷണ ശൈലിയും
സ്പീക്കർ 2 ഇപ്പൊ നമ്മക്ക് തന്നെ അറിയാം ഒര് നാട്ടിൽ മാത്രം കണ്ട് വരുന്ന ഒര് സാംസ്കാരിക സാസ്‌കാരത്തിന്റെ ഭാഗമായ ഒര് ഭക്ഷണ ഏഹ് ഭക്ഷണ മുണ്ടെങ്കിൽ അതിന് പ്രേതെകതരം പത്തികൾ കൊടുക്കന്ന ഒര് ഏഹ് ഒര് സമ്പ്രതായം വരെ നമ്മുടെ നാട്ടിലിണ്ട് .
സ്പീക്കർ 2 അത് നമ്മടെ ഹമ് അത് അത് മാത്രമല്ല ലോകത്തിന്റെ പല താളുകളിൽ നിന്ന് പാല തരത്തിലുള്ള വൈവിദ്യങ്ങൾ ഭക്ഷണത്തിന്റെ പേരിൽ കാണുമ്പോൾ അതെല്ലാം ഈ ലോകം എത്രെ ത്തോളം ഏ വെത്യാ വ്യത്യസ്ഥമാണ്
സ്പീക്കർ 2 മനുഷ്യഎന്താണ് മഹേഷ്വരിക്ക് കൂടുതലായി പറയാനുള്ളത് ഇതിനെ പറ്റി

സ്പീക്കർ 1 എങ്കിൽ കൂടെ ഞാൻ ബാക്കിയുള്ള സംസ്കാരങ്ങളും ഹേ അവിടെത്തെ ആളുകളുടെ ഭക്ഷണ ശൈലിയും ഒരിക്കലും തരം തായത്തി കാണുന്ന ഒര് ഹേ തരത്തിലുള്ള ഹ് ജീവിച്ച് വളർന്നത് എനിക്ക്
സ്പീക്കർ 1 ഈ എല്ലാം ഭക്ഷണവും നമ്മളെ നമ്മുടെ ആ വീടുകളിലേക്ക് പറഞ്ഞു വിടുന്ന ഒര് ഏ തരം കാഴ്ചയാണ് ഞാൻ കാണുന്നത്. എല്ലാം ഭക്ഷണം ശൈലി യും നമ്മുടെ ഉറവിടെത്തെ പുണരുദ്ധരിക്കുന്ന ഒര്

സ്പീക്കർ 1 അവിടെത്തെ സമ്മന്തിയും കഞ്ഞിയും പോലുള്ള ഹേ പ്രകൃതീയമായ ഹേ കാര്യങ്ങളൊക്കെ യാണ് എനിക്ക് വളരെ ഇഷ്ട്ടം അപ്പൊ ഹേ ജെയിംസ് തനിക്ക് ഭക്ഷണവും മനുഷ്യന്റെ നിലനിൽപ്പും.

സ്പീക്കർ 2 ഭക്ഷണം നമ്മുടെ ഏഹ് ഹമ് നമ്മുടെ തന്നെ സംസ്കാരം ത്തിന്റെ ഭാഗമാണ് എന്ന് ഏ മഹേഷ്വരി ഇപ്പൊ പറഞ്ഞ തിനോട് ഞാൻ വളരെ വളരെ യോജിക്കുന്നു. അത് പോലെ തന്നെ മഹേഷ്വരി ആദ്യം പറഞ്ഞ വിശ്യത്തിലേക്ക് ഞാൻ തിരിച്ച് ആ ഒര് ഈ ഏഹ്
സ്പീക്കർ 2 ഏഹ് ഈ ഒര് സംസാരത്തിൽ നമുക്ക് അതുമായി ബന്ധിപ്പിക്കാൻ ആയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾക്ക് ഒര് ജീവിതെ ഉള്ളു അത് നമ്മൾ ഭക്ഷണം കഴിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച്
സ്പീക്കർ 2 ജീവിക്കണം എന്ന് പറയുന്നത് വളെരെ വ്യക്തമായ ആ ഒരുമോടേതമാണ് എന്ന് എന്റെ ഒര് വളരെ ഏഹ് എന്റെ ഒര് അഭിപ്രായം. കാരണം നമ്മൾ വായിലോട്ടു എടുത്ത് വെക്കുന്നത് എല്ലാ ഭക്ഷണ മല്ല. അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന
സ്പീക്കർ 2 വ്യത്യാസങ്ങളും ചലനങ്ങളുമാണ് ആ ഭക്ഷണത്തെ നമ്മുടെ ഒര് ഭക്ഷമായിട്ട് കണക്കാ ക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഒര് നല്ല ഭക്ഷണമല്ല ഒരു ഇത് കിട്ടുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ ഉള്ള മോശം ഭക്ഷണ ശൈലി
സ്പീക്കർ 2 അതിനോട് ഉണ്ടാകുന്ന ജീവിത ശൈലി പ്രേശ്നങ്ങൾ ഇതൊന്നും നമ്മൾ വക വെക്കുന്നില്ല ഇതിനെ പറ്റി നമ്മൾ ച്ചി ചിന്തഗുലർ ആവുന്നില്ല എന്ന് പറയുന്നത് വളരെ സങ്കടംപരമായ ഒര് കാഴ്ചയാണ്. ഒരുപാട് രാജ്യങ്ങൾ അനുഭവിക്കുന്ന ഒര് വലിയ പ്രേശ്നമാണ്.
സ്പീക്കർ 2 ഇത്തരത്തിലുള്ള ജീവിത ശൈലി രോഗങ്ങൾ ഇത്തരത്തിലുള്ള ഭക്ഷണ ശൈലി കൾ കൊണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ ഒര് മനുഷൻ എന്ന് തരത്തിൽ ചിന്തിക്കുമ്പോൾ ഒരുപാട് വൈവിദ്യങ്ങൾ ആർന്നു വ്യക്തികൾ ആണ് നമ്മൾ. അത് പോലെ തന്നെ നമ്മൾ
സ്പീക്കർ 2 മ ഹാ അത് മനസ്സിലാക്കുമ്പോഴാണ് ഹേ എഥാർത്ഥത്തിൽ ഹേ ഒര് ശരിയായ ജീവിത ശൈലി ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നത്. എന്താണ് മഹേഷ്വരിക്ക് ഇതിനെ പറ്റി കൂടുതൽ ഇതിനെ പറ്റി പറയാൻ
സ്പീക്കർ 1 എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ നേരെത്തെ പറഞ്ഞതിൽ തന്നെ ആണ് ഉറച്ച് നിക്കുന്നത്. എനിക്ക് ഭക്ഷണം എന്ന് വെച്ചാൽ ഹേ ഭക്ഷണത്തിലെ ഭക്ഷണത്തിന്റെതായ രീതിയിൽ കണ്ടാൽ പോരെ വ്യായാമവും ഭക്ഷണവുമായ രീതിയിൽ ഒരുമിച്ച് എന്തിനാണ് ബന്ധിപ്പിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ
സ്പീക്കർ 1 വ്യായാമം ചെയ്തു നമ്മുടെ ശരീരം ഒരിക്കലും ഹേ വേറെ ഒര്‌ രീതിയിൽ ആവില്ല. നമുക്ക് എപ്പോഴും ആരോഗ്യം നിലനിർത്തുഗ എന്നുള്ളൊരു മൂല്യമായ ഒര്‌ ഘടകം എന്നത് നമ്മുടെ മനസ്സിൽ ഉണ്ടായാൽ പോരെ ഹേ അതിനായ് നമ്മൾ വ്യായാമവും ചെയ്യണം

സ്പീക്കർ 1 രോഗങ്ങളെ പറ്റിയാണ് അടുത്തത് പറയാനുള്ളത് അതിനെ പറ്റി എന്താണ് തനിക്ക് പറയാൻ ഉള്ളത്?
സ്പീക്കർ 2 ഈ ചർച്ച വളരെ വിജയകരമായ ചർച്ച ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഒരുപാട് ഏഹ് ഒരുപാട് നന്നായിട്ട് ഇതിനെ പറ്റി നന്നായിട്ട് പഠിക്കാൻ ഉള്ളൊരു അവസരം ഉണ്ടായി അത് പോലെ തന്നെ ഈ ഒര് ചർച്ച യിൽ മഹേഷ്വരി അവസാനമായിട്ട് ചോയ്ച്ചപോലെ തന്നെ നമ്മുടെ
സ്പീക്കർ 2 ആരോഗ്യം നമ്മൾ നോക്കണം നമ്മുടെ രുചിയും നമ്മുടെ ഹേ മറ്റു ഹേ ഭക്ഷണത്തെ എല്ലാ തരത്തിൽ നമ്മൾ കാണുമ്പോയാണ് അത് ഒര് നല്ല ഭക്ഷണമായിട്ട് ഹേ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നത്. ന നമ്മൾ ഈ ചർച്ച ഏകദേശം
സ്പീക്കർ 2 അ അവസാനിക്കാനായ സമയം ആയത് കൊണ്ട് കൂടുതൽ ആയി ഒന്നും ബോതിപ്പിക്കാതെ നമുക്ക് ഇത് നിർത്താം.
സ്പീക്കർ 1 ഏ അത് ജെയിംസ് ഏ അത്രെ തന്നെ എനിക്ക് അതിനെ പറ്റി പറയാനൊള്ളു. ഏ എന്നാലും ജെയിംസ് ന് ആരോഗ്യം നിറഞ്ഞ ഒര്‌ ജീവിതം ഞാൻ ആശംസിച്ച് കൊണ്ട് ഏ എല്ലാതും ഏ എനിക്ക്.
സ്പീക്കർ 1 പറയാനുള്ളത് നിർത്തുന്നു. നമസ്ക്കാരം.